എഹ് എന്തൊക്കെയാണ് താങ്കളുടെ വിശേഷം? എന്താ വിശേഷങ്ങൾ പറയണ മാതിരീത്തെ ഒന്നുമില്ല. എന്താ നിങ്ങൾ വിളിച്ചത് എന്താ? നമ്മൾ വിളിച്ചതെന്നുവെച്ചാല് ഇന്നത്തെ വിഷയം എന്നുവെച്ചാൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.

പൊതുവെ ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്താല് താങ്കൾ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ ഇങ്ങനെ ഒക്കെ കാണുന്നത്? വിദ്യാഭ്യാസത്തെ എഹ് കൂടുതലായി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ പണ്ടായിരുന്നെങ്കിൽ വല്യ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും എന്താണ്, നല്ല അത്യാവശ്യം നല്ല ജോലിയോ അങ്ങനെയൊക്കെയായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് നല്ല പെണ്ണുകിട്ടണമെങ്കിൽ വരെ. ഇപ്പൊ നല്ല അടിപൊളി പെണ്ണ് കിട്ടണമെങ്കിൽ വരെ ഡിഗ്രി ഉണ്ടോ എന്നാണ് ചോദിക്കുക. ഇപ്പൊ പെണ്ണിന് ചിലപ്പോൾ എസ്എസ്എൽസി വരെ പാസായിട്ടുണ്ടാവില്ല. പക്ഷെ ചോദിക്കുകയെന്താ ഈ ചെക്കന് ഡിഗ്രിയുണ്ടോ? ഡിഗ്രി അല്ലെങ്കിൽ അതുപോലുള്ള ഉന്നതവിദ്യാഭ്യാസം ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താക്കുന്നുണ്ട്

അത് ശരിയാണ്. സമൂഹം ആകെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ? ജോബ് മാത്രമല്ല, ജോലിയെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസത്തിനാണ് മുന്നോക്കം കൊടുക്കുന്ന, കൊടുക്കുന്നതെന്നു തോന്നുന്നു. അല്ലേ?

അത്, അതിൽനിന്നും ഇപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലോണം വിദ്യാഭ്യാസമുണ്ടെങ്കിലേ നല്ല ജോലി കിട്ടുകയുള്ളൂ എന്നതാണ്. ഇപ്പൊ പത്താം ക്ലാസ്സിൽ തോറ്റ ഒരാൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും, എന്തായാലും വലിയ വലിയ എന്ത് ഓഫിസുകളിലോ അങ്ങനെ നല്ല തസ്തിക അല്ലെങ്കിൽ സർക്കാർ ജോലിയോ അങ്ങനെ ഒന്നും കിട്ടൂല.

അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽത്തന്നെ അതിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള വല്ല ജോലിയെ കിട്ടുകയുള്ളൂ. പക്ഷേ അത് നല്ലോണം പഠന, എന്ത് പഠിപ്പുണ്ടെങ്കിൽ, നന്നായിട്ട് കുറെ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ജോലി, നല്ല നല്ല നല്ല സാലറിയുള്ള, കുറച്ചുകൂടി എന്ത് സുരക്ഷിതമായിട്ടുള്ള ജോലി ഉണ്ടാകും. വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. കിട്ടും

ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എടുത്തുനോക്കുമ്പോൾ കേരളത്തിലെ സമൂഹം ഒന്നുകൂടി നല്ല മികച്ചുനിൽക്കുന്നുണ്ടല്ലേ വിദ്യാഭ്യാസത്തില്? മറ്റുള്ള സംസ്ഥാനത്തേക്കാൾ? നല്ല രീതിയിലുള്ള ആ എഹ് ജനങ്ങൾ മുഴുവൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സാക്ഷരരാണ്. ആരും അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരില്ല അപ്പൊ

വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നോ, മുന്നോട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഉം ഒരു ഒന്നുകൂടി വിദ്യാഭ്യാസകാര്യത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നല്ല എഹ് നല്ലൊരു വ്യത്യാസം, നല്ലൊരു രീതിയിലുള്ള ഇതാണ് കാഴ്ചവയ്ക്കുന്നത്. അത് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ങ്ഹാ. ഞാനിങ്ങനെ തമിഴ്‌നാട്, കർണാടക പോലുള്ള അതുപോലെതന്നെ ബാക്കിയുള്ള അങ്ങനെ കുറെ ദൂരങ്ങളിലേക്കുള്ള സംസ്ഥാനങ്ങളിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊന്നും വിദ്യാഭ്യാസത്തിനൊന്നും ആരും എന്താണ് കാര്യമായിട്ടൊരു വില, എന്താണ്, ഒരു വില കൊടുക്കുന്നില്ല.

അത് വളരെ സിംപിൾ ആയിട്ട് മനസ്സിലാവാൻ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയാൽത്തന്നെ നമുക്ക് ഒരു ജില്ലയിൽ, ഒരു പഞ്ചായത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു അഞ്ചോ അല്ലെങ്കിൽ അതിലധികമോ സ്കൂളുകൾ അതും ചെറിയ പ്ലസ് വൺ പ്ലസ് റ്റു വരെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ അഞ്ചോ അല്ലെങ്കിൽ അതിലധികമോ അല്ലെങ്കിൽ ഏകദേശം അതിനടുത്ത രീതിയിലുള്ളതായ സ്കൂളുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഡിഫറൻറ് കൾച്ചർ ആണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതുതന്നെ വ്യക്തമാക്കുന്നുണ്ട് കേരളം എത്രത്തോളം കണ്ട് വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറിയിട്ടുണ്ട് എന്നുള്ളത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും

അവർക്ക് വിദ്യാഭ്യാസം എന്താണെന്നറിയുന്നില്ല, ഇവരിങ്ങനെ നാട്ടിലുള്ള ഭാഷ മാത്രം മനസ്സിലാക്കി സംസാരിക്കാൻ മാത്രം അറിയും. എഴുതാനറിയില്ല, പിന്നെ ഒരു കണക്കിന്റെ കാര്യത്തിലാണെങ്കിൽ കണക്കറിയില്ല, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിയില്ല, ഒരു ഭാഷയും അറിയില്ല, ആകെ അവർ നാട്ടിലുള്ള സംസാരം മാത്രം അറിഞ്ഞുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേയ്ക്ക് അന്യസംസ്ഥാന തൊഴിലാളികളായി വരികയാണ്. എന്നിട്ടവർ കഷ്ടപ്പെട്ട് പണിയെടുത്തു ജീവിക്കുകയാണ്. അവിടെ അവർ പറ്റിക്കപ്പെടുന്നത് അവർ അറിയുന്നില്ല. ഒന്നുംതന്നെ അവരറിയുന്നില്ല.

അതുവച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികൾ എന്നുവെച്ചുകഴിഞ്ഞാൽ പല രാജ്യങ്ങളിലേയ്ക്കും എന്താണ് അവർ പോയി ജോലിയെടുക്കുന്നു, പല ഭാഷകൾ പഠിക്കുന്നു, പല, എല്ലാ തസ്തികകളിലും അവരെന്താണ് മുന്നിട്ടുനിൽക്കുന്നുണ്ട്. അല്ലെ?

ബാക്കിയെല്ലാ മേഖലയിലുമുള്ള മികവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എഹ് താങ്കൾ ഇത്രയും നേരം എന്നോട് സംവദിച്ചതിന് നന്ദി.